അതാ അതത് Recharge ചെയ്‌തുടാർന്നില്ലേ അയിന് വല്യ പൈസയൊന്നുല്ലലോ Recharge ഉം കാര്യങ്ങളൊക്കെ Set ആണ് പക്ഷെ എന്താ വേര ഞാൻ On ചെയ്ത ഒറ്റ Channel ഉ Work ആവുന്നില്ല എന്തായാലും നാളെ വല്ലോം പോയെന്ന് കാണണം അജിത്തിനെ വിളിചോക്കണം ഞമ്മളിപ്പോ വെറുതെ പൈസെടുത്തിട്ട് ആവശ്യോള്ള Channel ഒന്നും കിട്ടൂല ഇബിടെ Serial ൻറെ Channel വെറുതെ ഇടിച്ചിറ്റ് എന്താ കാര്യം

കിട്ടൂല ആഹ് പോവൂ അപ്പൊന്ന് നോക്കിയാ മതി വിളിച്ച മതി ഞാനാണെ കളി കാണാന്ന് കരുത്തിട്ട TVOn ആക്കിയൊക്കുമ്പോ ഒറ്റ Channel work ഇല്ല ഓലെ ഇഷ്ടത്തിന് വേണ്ടി പൊട്ടത്തരേർക്ക്ണ Channel മാത്രം നടക്കുന്നു

അല്ല അതെപ്പഴും cable ന്റൊരു പണിയാണ് അവശ്യോള്ള സാനങ്ങൾ

പിന്നിപ്പോം Phone കാണലെന്തായാലും നടക്കൂല Net കഴിഞ്ഞിക്കുണു ഇന്നത്തെ അത് അല്ലെങ്കിലും Net അഹ് വല്ലാണ്ട് കിട്ടൂല്ലലോ ഇപ്പൊ ഇപ്പൊ വേഗം കെഞ്ചാണ് എപ്പോ നോക്കിയാലും Net recharge ചെയ്യണം അത് ഉപയോഗം കൂടുതലായിട്ടാണ് Instagram ന്നെ കൊറേ കുടിച്ചാണിണ്ട് ആഹ് മ്മളെ മുത്തല്ലേ

അല്ല എന്നിട്ട് എന്താ കളിടെ പാടെന്താ ഇയ്യ്‌ കാണലിണ്ടോ ആ കളി ക ഇണ്ടേയ് നൂറ്റെഴുപത്തഞ്ച് Runs ആണ് Chase

ആ ചെന്നൈക്ക് കിടിലം കളിയാണ്

രാജസ്ഥാൻടോപ്പം ഓല് നൂറ്റിരുപത്തഞ്ച് അടിച്ചു ഒര് Over ല് ഇപ്പൊ ദാ നടന്നോണ്ടിരിക്കാന് അഞ്ച് Over ആയിട്ടൊള്ളു നാപ്പത്ത് മൂന്ന് Run ജയിക്കുവാന്ന് തോന്നുണു മേ രഹാന കളിക്കണിണ്ട് ഇപ്പൊ

ഇനിയു ആൾക്കാര് വേരാനിണ്ടോലോ അതൊന്നും പ്രശ്നല്ല സുഖായി Chase ചെയ്യാ മെയിനലി ഇണ്ട് അഹ് ടുബാ ഇണ്ട് ജഡേജ ഇണ്ട് പിന്നെ ധോണി ധാരാളാണ് ഓല് ധാരാള ഓന് നല്ല Fourth ആണെന്താലും ഈ ധോണി കയിഞ്ഞ കളില് മറ്റേ ര മൂന്ന് Ball എന്തോ ഇതാ രണ്ട് രണ്ട് Ball ല് Six അടിച്ച് മൂന്നാമത്തെ Ball ല് Out ആയി കേറി പോയിലെ

ഈ പൊളി രണ്ട് Six എൻ്റെ Scene six ഏമ്മാരി കളി നല്ല Strike rate ഇണ്ടയിന്നു അടിച്ച് കളയും വീശല്ലേ അത് ഓന് ഈ IPL തൊടക്കണെൻറെ മുന്നേ തന്നെ എന്താറ്റു നല്ല ഓൻറെ ചെന്നൈൻറെ Page full ധോണി Workout ചെയ്യണ Videos Full ധോണി ഓലെ Page മൊത്തം ഓൻ ഇരിക്കണത് തെന്നെ ഓൻ വിഷയാണ് ഓന് Instagram ഒന്നും നോക്കൂല എടുക്കൂല അങ്ങനെ വേറൊരു കഥയിലെങ്ങനെ പോവാണ് നല്ല Practise ഉം ഓൻറെ ഇത് തൊടങ്ങീക്കുണു മറ്റേ Cinema production unit തൊടങ്ങിക്കുണു

Post ഇട്ടിന്നു ഓൻറെ Wife ഉം ഓനൊക്കെ ഇട്ടിന്നു Post ഒക്കെ ഇട്ടിന്നു ഇജ്ജ് മറ്റേ ഇബലെ കളി കണ്ടിക്ക മറ്റേ കൊൽക്കത്തെടെ അതിണ്ട് ഞാൻ കണ്ടീല എനിക്ക് Miss ആയി അത് പക്ഷെ ഇത് ഞാന് ഇത് കണ്ടു അയിൻറെ Video കണ്ടു

അഞ്ച് ഒരടി പുതിയൊരു ചെറുക്കനാണ് റിങ്കുസിന്ന് പറഞ്ഞിട്ട് ആ ഓൻറെ വേറെന്തോ ഒരു Video കണ്ടിന് ഓൻ പാവപ്പെട്ട പോരെ ഇതെന്നെയാണല്ലോ പറ്റെ ഓൻറെ ഓ പാനി പൂരി എന്തോ വിക്കണ കട അങ്ങനെ എന്തൊക്കെയോ ആണി അവിടുന്ന് കളിച്ച് വളർന്ന് ഇണ്ടായി വന്നേയ് ഇണ്ട് Indian team കേറണ്ട കളിഎല്ലാം ഇണ്ട് ഓൻറെ ട്ത്ത് വീശാണേ പക്ഷെ എന്തറിയോ ഒര് കളിക്ക് ആയിട്ട് കാര്യായില്ല

എല്ലാ കളിലും ആ ഒരു Strike right ഉം ആ ഒരു Power ഉം ഇണ്ടാണം

ഒറപ്പല്ലേ സുഖായിട്ട് കേറാ അടിപൊളിയായിട്ട് കളിക്കണിണ്ട് ചേർക്കൻ ഓൻറെ Video മാത്രം ഞാനിങ്ങനെ Status ല് ഇങ്ങനെ കണ്ടിനു അത് Miss ആയി എനിക്ക് ഞാൻ പൊറത്തേരുന്നു അതങ്ങനെ കാണാനും പറ്റില്ല

മറ്റൊനും Form തന്നെയാണ് കോഹ്ലി ആ കോഹ്ലി അടിപൊളിയായിട്ട് കളിക്ക്ണ്ട് മറ്റേ അത് ഞാൻ Status ഇൽ കണ്ടിന് എനിക്ക് IPL വല്ലാണ്ട് കാണല് നടക്കണില്ല പോ ഓയിവ് കിട്ടണ്ടേ കോഹ്ലി എമ്പതൊക്കെ അടിച്ച് ഇട്ടിന്നല്ലോ കോഹ്ലി വാശിക്കാണ് പേരും വാശിക്കാണ് ഓനിക്ക് അടിക്കണന്ന്ള്ള ഒര് ചിന്ത വന്ന്ക്കുണു കൊറേ ആയില്ലേ ഇപ്പത് വേറെ വിറ്റ് ഇണ്ട് ഓല് ആളെമ്മേ അടിച്ചിട്ടും കളി തോൽക്കാണ് അങ്ങനെയും ഇണ്ട് ശെരിയാണ് മൂന്നാളും പാടെ എന്തോ തൊറ്റോയപ്പോ എന്തോ Run അടിച്ചില്ലേ മൊത്തം Team എത്രയോ ഇരുന്നു ഇരുന്നൂറിനടുത്തക്കുണു ഇരുന്നൂറ്റി ഇരുപത് എത്ര Run ഇണ്ടാരുന്നു അതും കോഹ്ലി അടിച്ചെടുത്തു അതാണ് പ്രശ്ശനെ ഒരു Side ല് ഇവലിങ്ങനെ Clear ആക്കി വരുമ്പോ മറ്റേ Side ല് പ്രശ്നവാണ് ആ Batting ഇണ്ട് Team batting ഉം അടിപൊളിയായിട്ടിണ്ട് പക്ഷെ Bowling ആണേ Over മാര് ഒറ്റ പോക്കാ ഉം Batting പറഞ്ഞ ഓലിക്ക് വാണന്ന് കരുതിട്ടാണ് ബ വിര കോഹ്ലിക്ക് പറ്റണത് കോഹ്ലി നോക്കണിണ്ട് പിന്നെ മറ്റൊണ്ട് ഇതിണ്ടല്ലോ ഉം അടിച്ച് മിന്നാണെ

എന്താ പിന്നെ ഇതും ഇണ്ടായിന്നല്ലോ ഗെയില് എന്തോ പറഞ്ഞയക്കലൊക്കെ ഇണ്ടായിന്നല്ലോ

ആ അപ്പൊ ഓനങ്ങനെ എന്തോരിതിണ്ടാരുന്നു ബാംഗ്ലൂര് വെച്ചിട്ടായിരുന്നു അത് ഉം അത് ഞാനറിഞ്ഞിട്ടില്ല പറയുമ്പോലെ ഇജ്ജ് ബാംഗ്ലൂരല്ലേ പഠിച്ചാണെ ഇപ്പൊ ആ ഞാ ബാംഗ്ലൂരാണ് അപ്പൊ അങ്ങനെ അവിടെ അവിടുത്തെ Stadium ലേരുന്നു ഭയങ്കര പരിപാടിയാരുന്നു എ അല്ല IPL കാണാൻ പൊക്കിണ്ടോ അവിടുന്ന് ഇല്ല പോ ഇതുവരെ പോയിട്ടില്ല

ഉം ചെന്നൈ ബാംഗ്ലൂര് ഇണ്ടാവുമ്പോ പോയ മതി ആ അങ്ങനത്തെ ആന്നെയാ കെര്തിക്കണേ എടുത്താണെ പത്ത് പയിനഞ്ച് Kilometer എ ഉള്ളു

ഞാപിന്നെ വണ്ടി കൊണ്ടോയിക്കണല്ലോ അപ്പൊ സുഖായി ആ ഓ Set എന്താലും പോണം ഒന്ന് പോയി കളി കാണണം First time ഇതേങ്ങാനൊക്കെ Ticket ഉം കാര്യങ്ങളൊക്കെ എങ്ങനെ Ticket നൊന്നും വല്യ പൈസ ഇല്ല അഞ്ഞൂറിൻറെ അടിത്തന്നെ ഉള്ളു Ticket ന് ഇപ്പൊ ISL ഇണ്ടായിരുന്നു ISL മറ്റേ നൂറ്റിമുപ്പതോ ഇരുന്നൂറ്റി മുപ്പഓർപ്പിയോള്ളൂ Ticket ന് ഇണ്ടായിന്നെ അപ്പൊ ഇതിനിപ്പോ Ticket ന് വല്യ വേലയൊന്നും ഇണ്ടാവൂല അല്ല ടിക്ക ISL കാണാൻ പോയിന്നോ ഇല്ല ISL കാണാൻ പോയില്ല ISL ൻറെ Time ല് ഞാൻ നാട്ടിലായിന്നു അഹ് അതിന് പോയിട്ടും കാര്യല്ല അത് തോല് കളി തോറ്റോക്കും കേരളം അതിപ്പോ പുതുമയൊന്നും അല്ലല്ലോ ധോണിടെ ഇന്ന് ഇ ഇരുനൂറാമത്തെ കളിയാണ് ഇരുനൂറാമത്തെ Captain ആയിട്ടുള്ള കളിയാണ് ഇന്നത്തെ ചെന്നൈക്ക് വേണ്ടീട്ട് എന്ന പിന്നെ നല്ലൊരു കളി കാണാ ഉം ഇന്നെറങ്ങിയ ഒരടി കാണാ നല്ലൊരടി കാണാ ഇന്ന് എന്ത് ഇന്ന് ചെലപ്പോ നേരത്ത് കാലത്ത് ഇറങ്ങിവരും ആഹ് ഇന്ന് ഇന്നാള് ഇണ്ടാവും എന്തായാലും ഇന്ന് ഒര് Special day ആയകൊണ്ട് മറ്റേ വല്ലാണ്ട് കുത്തിരികൂല പെട്ടന്ന് എറങ്ങിക്കോ അഹ് വന്ന് പരിപാടി തീർക്കാൻ നോക്കും പക്ഷെ അയാള് First ന്നെ വന്ന് അടിച്ച് കയിഞ്ഞ ഓര്

ഇതെന്താ അറിയോ ഓൻറെ Back ല് വേറെയും കളിക്കാൻ Players ഇണ്ടെങ്കിൽ ഓൻ പറ്റ കളില കളിക്ക

മറ്റേ രാജസ്ഥാൻ ആണെങ്കി ഇന്ന് ബട്ട്ലറ് Fifty അടിക്കെ ചെയ്തു പടിക്കല് നല്ല കളി കളിചിക്കുണു സാംസൺ എടക്ക് പൊന്നു അപ്പൊ അയേന്തിന് മഹാ പാപം

രാജസ്ഥാന എടുത്തേ ആണോ ആ തൊന്നിണ്ട് സഞ്ചു Cup പിടിച്ച Photo കാണ്ടമാരി തൊന്നിണ്ട് ആണ് തൊന്നിണ് എനിക്ക് ഓർമ്മയില്ല അത് മറന്നു അപ്പൊ ഈ മറ്റേ Top ല് നിക്കണേ ഇവലല്ലേ മുംബൈ അല്ലെ Cup ല് ആഹ് ചെന്നൈ ഒക്കെ ഇപ്പൊ Ban ന് ശേഷം ഇതായ്കൊണ്ടേ Ban ആയ കൊണ്ട കുടുങ്ങിയേ അല്ലെങ്കി എന്തേലു കാട്ടാന

അല്ലെങ്കി എന്തെലൊക്കെ പിടിച്ച് നിർത്തന്നു ചെന്നൈ എന്താച്ചാ കൂടുതല് Final കേറണത് ചെന്നൈയ കേറണത് ഒക്കെ ധോണിൻറെ ആണ് ധോണി കയിഞ്ഞ ഇതിൻ്റെത്ത് കണ്ടീല്ല മുംബൈൻറെ ഒപ്പോലെ കളില്

ഓ Mass സാനം അയിൻറെ Reel കണ്ടിന്നു ഞാന് ഇങ്ങനെ നടന്നിങ്ങനെ വേര കൈ ഇങ്ങനെ പോക്കുണു വെക്കുണു ഔഫ് സമ്മായിക്കണം ആ ഒരു ഇതുണ്ടല്ലോ അതൊരു അത് വേറെ Mind ആണ് തീരുമാനം എടുക്കാനുള്ള ഒര് Captain ൻറെ ഒരു ഭാഗത്തുന്നുള്ള Commitment അതെത്ര Captains മാറിയാലും എന്തായാലും ആ ഒര് Power എവിടേം കിട്ടൂല Indian team ആയിക്കോട്ടെ അത് കിട്ടൂല Keeper ഓ Keeper നിക്കാണെങ്കിലും Indian team ല് ന്നല്ല ലോകത്തി തന്നെ ഏറ്റോം Best wicket keeper ധോനിയെന്നെ ആണ് ആ രണ്ടായിരത്തി പയിനോന്നിലൊക്കെ Worlup ല് കളിച്ച കളി ഇണ്ടാലോ ഔഫ് എൻറെ മോനെ മറക്കൂല ആ Last വന്ന് അങ്ങിട്ടങ്ങട് Finish ആക്കി കൊടുത്തില്ലേ ആയെന്നെ അന്നൊന്നും ഞമ്മക്ക് Football നോട് കമ്പല്ല Full cricket ആ സച്ചിനും ഞമ്മളിങ്ങനെ Addict ആയി ഇങ്ങനെ നിക്കാണ് കേറിങ്ങനെ നിക്കാണ് Worldcup ല് ഇന്ത്യ ഒര് Cup അടിക്കണം സച്ചിനെ പറഞ്ഞയക്കണം നല്ല രീതില് അങ്ങനൊക്കൊരു Mind ല് ഇങ്ങനെ നിക്കുമ്പോ ന അടിപൊളിയായിട്ട് Indian team മൊത്തം ഇതിന് വേണ്ടീട്ട കളിച്ചണെ ജയിക്കണം Cup അടിക്കണം ന്നുള്ളോർ ഇതില് വാശില് ഇങ്ങനെ കളിച്ച് വരുന്ന Time ഇങ്ങനെ കേറി കേറി വന്നു അവസാനം ധോണി വന്നു ധോണി ഇങ്ങട്ട് ഓൻറെര് Style ല് അങ്ങട് തീർക്ക പറയില്ലേ അങ്ങനെ വന്ന് Six അടിക്കണു അടിച്ചിങ്ങട് ഇടണു അടിപൊളി

Cricket ആരുന്നു അന്ന് കളിക്ക എറങ്ങാ Bat എടുക്ക എറങ്ങാ ഇതെന്നെ School ഇല്ലേ മദ്രസയും കയിഞ്ഞ്

ISL വന്നു

ISL വന്നേന് ശേഷം പിന്നെ എല്ലാ Coppa ഒക്കെ കാണാ തൊടങ്ങി Copa കാണാൻ തൊടങ്ങി Worldcup കാണാൻ തൊടങ്ങി Eureo കാണാൻ തൊടങ്ങിപിന്നെ Fans കൂടി മെസ്സി റൊണാൾഡോ വന്നു

അല്ല മറ്റേ സച്ചിനും ധോണിയും ഒക്കെവിടെ നിക്കണ Reel കണ്ടിന്നല്ലോ അയെന്താ സംഭവം ആ അത് സച്ചിന് മുംബൈലല്ലേ വന്നിക്കുണു അപ്പൊ അങ്ങനെ സച്ചിന്

ആ എ ഞാനും കേരുതി ഇവൻ മുംബൈൻറെ Jersey ഒക്കെ ഇട്ടിട്ട് ആ വന്നിക്കിണത് അപ്പൊ ഞാൻ കരുതി ഞാൻ First കണ്ടപ്പോ കരുതി ഇതാ ഇതെന്താപ്പോ മറ്റേ കൊഹ്‌ലിനൊക്കെ പിടിച്ച് ട്രെ മറ്റേ ഇതിടാൻ വേരാണ് കരുതി കോഹ്ലിനെ Toss ചെയ്യാ വരുവാണ് കരുതി അതാ ഞാനാലോയിച്ച് നോക്കി സച്ചിനൊക്കെ Captain ആയാലൊന്ന് കരുതി -ഓൻ വിരമിച്ച് പോയിട്ട് പിന്നേം കളികച്ചാന്ന് കരുതി എ അടിപൊളിയായിട്ട് നല്ലൊരു Video ആയിരുന്നു അത് മുംബൈ ഇന്നലെ ജയിച്ചിക്ക പറഞ്ഞു രോഹിത് ശർമ്മേൻറെ Status കണ്ടിന്നു ആ ആ മുംബൈ ഇന്നലെ ജയിചിക്കാണ് മുംബൈ രോഹിത് എന്തോ പറഞ്ഞിന്നു വാക്ക്ദാന ബുദ്ധിന്നു തോന്നു ഇങ്ങനെ അടുത്ത കളി ജയിപ്പിക്കുന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് രോഹിത്തന്നെ ജയിപ്പിച്ച്ക്കുണു തൊന്നിണ്ട്

അത് എനക്ക് Correct എ ആരെപ്പെന്ന് വെച്ച ഡെയ്‌സിൻറെ തോന്നണു മറ്റേ പെട്ടന്ന് തീർത്തിക്കുണു അടി ഇരുപത് Over ആവുമ്പത്തെനും മറ്റേ ഡെൽഹിനെ All out ആക്കിക്കണ് മറ്റേ ഞമ്മളെ മറ്റേ ചെന്നൈക്ക് Ban കിട്ടിന്നില്ലേ

ആ Team ധോണി ഒരു Team കളിച്ചിന്നല്ലോ ധോണിപ്പോ ഏതിലാ കളിച്ചീന്നെ പുനെലല്ലേ കളിച്ചീന്നെ Rising pune ആണോ

ആ അതെന്നെയാണ് അതെന്നെ അയിൻറെ

ഇല്ലല്ലാ അയില് Trophy അടിച്ചിട്ടില്ല അയില് Final ല്ക്ക് കേറി Trophy അടിച്ചില്ല മുംബൈൻറെ ഓപ്പർന്നു Final അയില് Trophy അടിക്കാൻ പറ്റില്ല അതാ അങ്ങനൊക്കെ നോക്കരുന്നേ ഇപ്പൊ ചെന്നൈ അടിച്ച് മിന്നെന്നു ലെ ആ അടിപൊളിയായിട്ട് ധോണി നല്ല രീതില് Captaincy നടത്തിന്നു ആ Team ലും പക്ഷെ ഗെയിലിൻറെ കളി ആരുന്നു Cricket ൻറെ Worlcup എന്നാണപ്പോ World cup ഞ്ഞെന്നാ രണ്ടായിരത്തി പയിനോന്ന് രണ്ടായിരത്തി പയിനഞ്ച് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഈ കൊല്ലണ്ടോ ഇണ്ടു തോന്നണു ഈ കൊല്ലോ ഈ കൊല്ല ആദ്യം തന്നെ ഈനെക്കുറിച്ചിള്ളെ കാര്യങ്ങള് വരില്ലേ ഈ കൊല്ലോ ഒന്ന് കയിഞ്ഞില്ലേ പറയുംപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ലേ ഇരുപത്രണ്ടിലാണ് ലെ അത് കയിഞ്ഞേ

ആ പക്ഷെ പതിനഞ്ച് അയിമ്പത് Over ൻറെ അല്ല ഇരുപത് Over ൻറെ ആരുന്നു

പക്ഷെ ഈൻറെരു Publicity ഒന്നും കണ്ടിട്ടില്ലാലോ ഇത്‌വരെ അതില്ല അയ് Last ക്ക് ആക്കാരം ചെലപളേയ് ഈ കൊല്ലം തന്നെ ഇപ്പൊ നാലാം മാസായി

ഈ കൊല്ലം തന്നെയാ തോന്നുണു മറ്റേ കയിഞ്ഞ കൊല്ലാണ് T twenty ഇണ്ടായിക്കണേ T twenty ഇണ്ടായെന് ശേഷണ് ഇത് ഇണ്ടവ അല്ലയ്ലിപ്പോ രണ്ടായിരത്തി പയിനൊന്ന് നാല് കൊല്ലം കൂടുമ്പളല്ലേ പയിനൊന്ന് പയിനഞ്ച് പത്തൊമ്പത് ഇരുപത്തിമൂന്നന്നെയല്ലേ വരണ്ടെ ആ ഇരുപത്തിമൂന്നന്നെയ വരണ്ടെ പക്ഷെ കണ്ടിട്ടില്ല എന്താണാവോ ധോണിയിപ്പോ ധോണി എറങ്ങിയെന് ശേഷം വല്ലാണ്ട് കളിച്ചിട്ടു ഇല്ലാലോ ഇന്ത്യ ധോണിണ്ടാവൂലെ ഇന്നിനി ധോണിക്കെ ധോണി Member ആണ് ആട മറ്റേ ഇത് Motivate ചെയ്യണ ആളാണ് ധോണി

ഇന്നിപ്പെന്താ IPL ൻറെ കളി കയിഞ്ഞെ